തീർച്ചയായിട്ടും എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ എന്തായാലും ഏർ പിന്നെ തികഞ്ഞ സൗ സൗകര്യം വീണെങ്കിലും എന്തെങ്ക്‌ എന്ത് കാര്യം വീണെങ്കിലും ഞാൻ പറഞ്ഞ് തരാം okay thank you

വർത്താനം വർത്താനം

സുഖല്ലേ ഈ ചൂടുള്ള കാലാവസ്ഥായില് നിങ്ങൾക് ബുദ്ധിമുട്ട് വല്ലതും അനുഭവപ്പെടുന്നുണ്ടോ? പാലക്കാട് ജില്ലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. മലപ്പുറം ജില്ലയിലേക്കാട്ടിലും ചൂട് പാലക്കാട് ജില്ലയിലിണ്ട്. നിങ്ങൾ ഏത് ജില്ലയിൽ ആണ് മലപ്പുറം ജില്ലയിലാണോ പാലക്കാട് ജില്ലയിലാണോ? ഞങ്ങൾ മലപ്പുറം ജില്ലയിലാണ്. പാലക്കാട് ജില്ലയെ സംബ ഉം സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിൽ ചൂട് കുറവാണ്. എന്നാലും ഈ ഒരു കാലാവസ്ഥ ആയതു കാരണം വളരെ ചൂടാണ് വീട്ടിൽനിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥായാണ് വീട്ടിൽ പുറംജോലിക്ക് പോകുന്നവർക്ക് ജോലിചെയ്യാനോക്കെ ബുദ്ധിമുട്ടുണ്ട്.

പാലക്കാട് ജില്ലയിൽ മലകളും ഒക്കെ നേരത്തി ഇപ്പൊ എല്ലാം town ആയില്ലേ. അത് തന്നെ പ്രധാന കാരണം. പിന്നെ ജനസംഖ്യ അഹ് ജനസംഖ്യ ജ കൂടുതലായത് കാരണം ബുദ്ധിമുട്ടുണ്ടോ. അതായത് മരങ്ങളുടെ കുറവ്

വേനലാവുമ്പോ നല്ല ചൂട് ആണ്. ഈ കാലാവസ്ഥയിൽ നിങ്ങളുടെ നാട്ടിൽ വെള്ളത്തിന് ക്ഷാമം വരുന്നില്ലേ? ഞങ്ങൾടെ നാട്ടില് വല്യതോതിലൊന്നും ക്ഷാമമില്ല ഞങ്ങൾടെ വീട്ടിലും വെള്ളത്തിന് ഇതു വരെ ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങൾക്ക് വെള്ളത്തിന് നല്ല ക്ഷാമുണ്ട്. ജലനിധി ആണ് ഞങ്ങൾടെ വെള്ളം. ഞങ്ങളെ വീട്ടില് കിണറിണ്ട് കുടിക്കാനുള്ള വെള്ളം മാത്രേ കിണറ്റിന്ന് എടുക്കാറുള്ളു. ബാക്കിയുള്ള എല്ലാറ്റിനും ജലനിധി വെള്ളാന്ന് ഉപയോഗിക്കുന്നത്. അത് ഒന്നര ഒന്നടവിട്ട ദിവസങ്ങളിലാണ് വെരിയ. വന്നാൽ ചെല ദിവസങ്ങളില് വെള്ളം കിട്ടും ചെല ദിവസങ്ങളില് കിട്ടൂല്ല. നിങ്ങൾക്ക് ജലനിധിയുണ്ടോ നിങ്ങൾക്ക് ജലനിധി ഉണ്ടോ? അതെന്താ അങ്ങനെ? ജല ഞങ്ങൾക്ക് ജലനിധി ഒന്നുമില്ല. വീട്ടിൽ തന്നെ സ്വന്തമായി കിണറുണ്ട്. ഞങ്ങൾടെ പരിസരങ്ങളിലും എല്ലാ വീടുകളിലും കിണറുണ്ട്. അതുകൊണ്ട് ഇതുവരെ വെള്ളത്തിനു വലിയ ക്ഷാമാം ഒന്നും ഉണ്ടായിട്ടില്ല.

ആ ഭാഗങ്ങളില് വെള്ളം കുറവായതുകൊണ്ട് ആണോ? അതെ. ഇവിടെ അതികപരി- ഏർ ഇതിന്റെ പരിസരത്തുള്ള എല്ലാ വീടുകളിലും വെള്ളം കൊറവാണ്. ചെല വീടുകളില് കിണർ തന്നെ ഇല്ല. കണാറില്ലാത്ത വീടു ഇണ്ട്. അപ്പൊ അവരൊക്കെ ഈ ജലനിധി വെള്ളം മാത്രം ആശ്രയിച് ജീവിക്കുന്നവരാണ്. മഴക്കാലത്ത് നിങ്ങക്ക് വെള്ളം ഉണ്ടാകാറുണ്ടോ?

അപ്പൊ ഒന്നര ഒന്നെടവിട്ട ദിവസങ്ങളിലെ വരും ചെയ്യുള്ളു. മഴക്കാലത്ത് എല്ലാ ദിവസം വരും ചെയ്യും എന്നാൽ നിങ്ങളുടെ വീടുകളിലും മഴക്കാലത്തു ഒരു മഴ സംഭരണി തയ്യാ തയ്യാറാക്കിക്കൂടെ. നിങ്ങളുടെ വീട്ടിൽ മഴ സംഭരണി ഉണ്ടോ? കിണറിന്റെ അടുത്തായിട്ട് ഒരു മഴ സംഭരണി കിണറിന്റെ അടുത്തൊരു മഴ സംഭരണി നിർമിക്കാൻ വീടും വീട്ടിന്റെ കൊർച് വീട്ടിൽ നിന്നും കൊറച്ചു വിട്ടിട്ടാണ് കിണറുള്ളത്. അതുകൊണ്ട് വീട്ടിന്റെ വാർപ്പിന്റെ മുകളി നിന്നും വരുന്ന വെള്ളം ഒന്നും ശേഖരിക്കാൻ പറ്റുന്ന ഒരു

തണുപ്പ് കാലങ്ങളില് നിങ്ങൾടെ നാട്ടില് എങ്ങനെയാന്ന്. ബുദ്ധിമുട്ടുകളുണ്ടോ അതോ വല്യ പ്രശ്നങ്ങൾ തണുപ്പ് കാലത്തു വെല്യ പ്രശ്നങ്ങളൊന്നുല്ല. കാറ്റും അ തണുപ്പു ആവു അതാവുന്നോണ്ട് വെല്യ പ്രശ്നങ്ങളൊന്നു ഇല്ലാതെ പോകുന്നുണ്ട്. ചെല ദിവസങ്ങളില് നല്ല തണുപ്പുണ്ടാകാറിണ്ട്. ഉച്ചവരെ ഒക്കെ തണുപ്പുണ്ടാകാറുണ്ട്. ചെല ദിവസങ്ങളില് അത്രതന്നെ തണുപ്പിണ്ടാകാറില്ല. ഞങ്ങക്ക് തണുപ്പ് കാലത്തു നല്ലൊരു അനുഭവമാണ്. കാരണം ഞങ്ങളുടെ വീടിന്റെ പരിസര പരിസരങ്ങളിലൊക്കെ തോടുകളും പുഴകളുമൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റും കാലാവസ്ഥയിലെ തണുപ്പും നമ്മക്ക് നല്ലൊരു സുഖമുള്ളൊരു അവസ് കാലാവസ്ഥയാണ്. ശൈ ഉം തണുപ്പ് കാലം, മഞ്ഞുകാലം. അത്കൊണ്ട് ഞങ്ങ എനിക്ക് ഈ തണുത്ത കാറ്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും നമ്മളെ ശരീരത്തിന് തണുപ്പ് കാലം വന്നാൽ നല്ല ബുദ്ധിമുട്ട് ഒക്കെ ഇണ്ടാകാറൊക്കെ ഇണ്ട്. സുഖം നമ്മൾക്ക് തണുപ്പ് കാലം തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങൾടെ ഭാഗത്ത്‌ ഏത് കാലാവസ്ഥയാണ് കൂടുതൽ

ആ december january മാസങ്ങളില് february march ഒക്കെ ആവുമ്പത്തെന്ന് ചൂട് തുടങ്ങി. december january മാസങ്ങളില് തണുപ്പായതു കൊണ്ട് ആ കാലാവസ്ഥയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാലാവസ്‌ഥ. അത് ശരി. നിങ്ങൾക്ക് december ഏർ ഏ എന്നും ജല ജലനിധി വരാത്തത് കാരണം ഏതു മാസങ്ങളിലാണ് january മുതലെന്നെ ബുദ്ധിമുട്ടാണ്. january february march april ആറ് മാസം കൊഴപ്പുണ്ടാവില്ല വെള്ളത്തിന് അത് കയിഞ്ഞ ആറ് മാസം ഭയങ്കര ക്ഷാമാണ് first january february കൊറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും march april may ആവുമ്പൊ നല്ല ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്. വെള്ളം കിട്ടാറേ ഇല്ല. എന്നാൽ നിങ്ങളുടെ വീട്ടിലൊരു കുഴൽ കിണറാ കൊഴല്കിണര് നിർമിച്ചു നോക്കിയിട്ടിണ്ട്. രണ്ടും മൂന്നും പ്രാവശ്യൊക്കെ. ഈ ഞങ്ങളെ വീട്ടില് ഏഴ് കിണർ കിളച്ചിട്ടുണ്ട്. അയില് ഇപ്പോ ഒരു കിണർ മാത്രേ നിലവിലുള്ളു. ബാക്കി ഒക്കെ മണ്ണിട്ട് മൂടിയിട്ടിണ്ട്. വെള്ളം കിട്ടാത്തത് കൊണ്ട്. ഇനി ഈ സ്ഥലത്തു വെള്ളം കിട്ടൂല്ല കിട്ടാനിള്ള chance ഇല്ല അത്രയും സ്ഥലത്തിന് പെര നിക്കണ സ്ഥലം മാത്രേ ഇനി കിണറ് കളക്കാനുള്ളു. ബാക്കിയില്ല എല്ലാ സ്ഥലത്തും കിണറ് കിളച്ചിട്ടുണ്ട്. കൊഴൽ കിണറായിട്ടും സാധാ കിണർ ആയിട്ടും ഒക്കെ വെള്ളം എങ്ങനൊക്കെ കിട്ടാൻ പറ്റുണു അങ്ങനെക്കെ നോക്കിയിട്ടിണ്ട്. എന്ന നിങ്ങൾക് അടുത്ത ഈ ഉം മഴക്കാലത്തു നിങ്ങൾടെ വീടിന്റെ മുകളിൽ വരുന്ന മഴവെള്ളം pipe വഴി നിങ്ങളെ കിണറിലേക്ക് ശേഖരിച്ചുകൂടെ? എന്നാൽ അടുത്ത വേനൽ സമയത്തു കുറച്ചുകൂടെ ബുദ്ധിമുട്ടാതെ നിങ്ങൾക്ക് വെള്ളം ലഭിക്കില്ലേ. എന്താ നിങ്ങൾ അങ്ങനെ ചെയ്യാത്തത്

അതാവുമ്പോ ആ വീട് ആവുമ്പൊ ഒന്നുകൂടെ കിണറിന്റെ അടുത്താവും. ഇവിടെ കുറച് വിട്ടിട്ടാണ്. നിങ്ങളി യാത്ര ചെയ്യാനൊക്കെ ഈ ഏത് കാലാവസ്ഥായാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്? ഏത് കാലാവസ്ഥായിലെ യാത്രയോടാണ് നിങ്ങൾക്ക് ആഗ്രഹം?

മഴക്കാലോമല്ല വേനൽ ക്കാലോമല്ല മഞ്ഞുകാലം അതല്ലേ യാത്ര ചെയ്യാൻ ഏറ്റവും ഏർ സുഖമായ കാലാവസ്ഥാ. ആ കാലാവസ്ഥായിലാണ് നിങ്ങൾ പോയിട്ടുള്ള യാത്രകളിലൊക്കെ ഏത് ഏർ സമയത്താണ് നിങ്ങള് യാത്ര പോയിട്ടുള്ളത്? മഞ്ഞുകാല ഞാൻ മഞ്ഞുകാലത്താണ് പോയിട്ടുള്ളത്. എനിക്കും താല്പര്യം കാരാണെന്തുന്ന് വെച്ചാൽ ബുദ്ധിമുട്ടില്ലാതെ മഴക്കാലത്താവുമ്പോ മഴ കാരണം ഒന്നും നമ്മുക്ക് യാത്ര പോയാലും എവിടേം പൊറത്തൊന്നും എറങ്ങാനും ഒന്നിനും പറ്റാത്തൊരു സാഹചര്യം ആയിരിക്കും. എറങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേതുമ്പം മഴയാണെങ്കിൽ അവിടെ എറങ്ങാൻ പറ്റൂല്ല അപ്പൊപ്പിന്നെ ഒന്നും കാണാനും പറ്റൂല്ല. അപ്പൊ ആ കാലാവസ്ഥയിലേറെ നല്ലതാണ് മഴ ഇല്ലാത്ത കാലാവസ്ഥ. വേനലായാലു അതെന്നെ അവസ്ഥ. ചൂട് കാരണം എവിടേം പോവാനും പറ്റില്ല കാണാനും പറ്റില്ല. എവിടെ പോയാലും വെയിലായിരിക്കും. വെയിലും ചൂടും. അപ്പൊ ഏറ്റവും നല്ല കാലാവസ്ഥ യാത്ര ചെയ്യാന് അതിനൊക്കെ മഞ്ഞുകാലം തന്നെയാണ്. നമ്മുടെ ഒക്കെ വിദേശ രാജ്യങ്ങളിലെയൊക്കെ കാലാവസ്ഥ സംബന്ധിച്ചിടട്ടോളം നമ്മുടെ നാട്ടില് കാലാവസ്ഥ നല്ലതാണ് കാരണം മഴകാലോം മഞ്ഞുകാലോം വേനൽകാലോം ഒരുപോലെ വരുന്നതു കൊണ്ട് എല്ലാ കാലവും ഒരുപോലെ ജീവിക്കാൻ കഴിയും. വെള്ളത്തിനൊന്നും വ വ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ. ചെല വിദേശരാജ്യങ്ങളിൽ ഒക്കെ മഴ വളരെ കുറവായതു കൊണ്ട് തന്നെ അവിടെയുള്ള രാജ്യങ്ങളിൽ മനുഷ്യ ജനങ്ങൾക്ക് വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് african രാജങ്ങളിലൊക്കെ. വിദേശ യാത്രകളിലൊക്കെ നിങ്ങള് പോയിട്ടുണ്ടോ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇല്ല. വിദേശ യാത്രയൊന്നും പോയിട്ടില്ല. മഞ്ഞുകാലത്ത്‌ നമ്മടെ നാട്ടില് ഞങ്ങൾടെ നാട്ടിലൊക്കെ നല്ല പൂവുകളും കായികളും ഒക്കെ ഇണ്ടായി എല്ലാ മരങ്ങളും നല്ലോണം വളർന്ന് നിക്കുന്നൊരു സമയാണ്

അതേപോ ഞങ്ങളെ നാട്ടിലു ഇപ്പോ അങ്ങനെയാണ് മഞ്ഞുകാലത്തു എല്ലാ അഹ് ഫല വൃക്ഷങ്ങളും ഉണ്ടാകുന്ന സമയം സന്ത ആഹ് സന്ദർഭോക്കെ ആയതോണ്ട് ചക്ക, മാങ്ങ പുളി

വെള്ളം കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല പുറത്തെറങ്ങാൻ പറ്റില്ല പുറത്തുള്ളവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല നിങ്ങളുടെയൊക്കെ വീടുകളില് ആരെങ്കിലും പുറം ജോലി ഇല്ല അധികം പുറം ജോലിക്ക് പോകുന്നവരില്ല വീട്ടിലുള്ളത് ഒരാൾ ഉം office ല് work ചെയ്യുന്നതാണ്. മറ്റേവര് hotel ല് work ചെയ്യുന്നതാണ്. പിന്നെ വീട്ടില് ഉപ്പ ആണ്. ഉപ്പ ഉപ്പാക്ക് ഒരു വീട്ടില് പശു ഇണ്ട് അതിനെ പുല്ലരിയാ അതിനെ നോക്കുക അതാണ് ഉപ്പാന്റെ ജോലി. ഇങ്ങളെ വീട്ടിൽ ആരൊക്കണ്ട് എന്റെ വീട്ടില് പുറം ജോലിക്ക് പോകുന്നവരൊന്നും ഇല്ല. എന്റെ husband ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ് അതുകൊണ്ട് തന്നെ നമ്മുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. പിന്നെ നമുക്കുള്ളത് വീടിന്റെ പുറത്തിറങ്ങാതെ നമ്മുടെ ജോലികളൊക്കെ നാർ - നേരത്തെ ചെയ്തു കൊണ്ട് പുറത്തിറങ്ങാതെ വീടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതു കൊണ്ട് വല്യ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയായതു കൊണ്ട് തന്നെ നേരത്തെ എണീറ്റ് ജോലികളൊക്കെ നാ നേരത്തെ ചെയ്ത് വീടിന്റെ ഉള്ളിൽ ഇരിക്കാറാണ് ചെ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ മക്കളൊക്കെ വീട്ടിന്റെ പുറത്തു പോകുമ്പോൾ school കളിൽ എല്ലാം പോകുമ്പോൾ അവർക്കൊക്കെ നല്ല പ്രയാസം ഈ

വെള്ളത്തിനുള്ള ക്ഷാമം മരങ്ങളിലൊന്നും ഇലകളില്ലാത്തത് കൊണ്ട് തണലുകളൊക്കെ നഷ്ടമായൊരു സന്ദർഭമൊക്കെ ഉണ്ടാകാർ എവിടെയാണ് നിങ്ങളെ മക്കളൊക്കെ school കൊക്കെ ഒരുപാട് ദൂരം പോകാനുണ്ടോ നടന്നാണോ പോകാറ് അതോ bus നാണോ പോകാറ്? അവര് bus നാണു പോകാറ്. എന്നാലും bus ഇറങ്ങിവരുന്ന സമയത്തൊക്കെ നല്ല കുറച്ച് ദൂരം ഉണ്ടായൊണ്ട് നല്ല പ്രയാസാണ് അവർക്കൊക്കെ നിങ്ങക്ക് അത്ര ബുദ്ധിമുട്ട് ഉണ്ടാവാർ school അടുത്താണ് എന്നാലും bus ഇണ്ട് bus ന് വീടിന് മുന്നിലൂടെ bus വരുന്നതോണ്ട് കുഴപ്പില്ല അത്ര പിന്നെ കാറ്റ് ആയ പൊടിയുടെ ശല്യം road side ഇളാവുന്നു വീട് അതൊണ്ട് ഭയങ്കര ശല്യമുണ്ട്. വാഹനങ്ങളൊക്കെ പോകുമ്പോ നല്ല പ്രശ്‌നം ഇണ്ട് വേനൽക്കാലം ആയാല് പൊടിപടലങ്ങളുടെ എന്നാലും നമുക്കൊക്കെ ഏറ്റവും നല്ലത് മഞ്ഞുകാലവും മഴക്കാലവുമാണ്. എന്നാൽ ഈനക്കുറിച്ച് ഇങ്ങന പിന്നെയും നിന്നെയോട് സം സംസാരിക്കണം എന്നാ ശരി നമസ്കാരം, ഇന്ന് ഞാനിവിടെ പറയാന്‍ പോകുന്നത് വിനോദം എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ്. ഒരു വ്യക്തിക്കോ, ഒരു കൂട്ടം വ്യക്തികൾക്കോ സന്തോഷം പകരുന്ന ഒരു സംഭവത്തിനോ, പ്രകടനത്തിനോ, പ്രവർത്തനത്തിനോ ആണ്‌ വിനോദം എന്നു പറയുന്നത്‌. ആസ്വദിക്കുന്ന വ്യക്തികൾ വിനോദങ്ങളിൽ നേരിട്ടിടപെടാതിരിക്കുകയോ നേരിട്ടിടപെടുകയോ ചെയ്യാം. ഉദാഹരണമായി നാടകം, cinema യോ കാണുന്ന ഒരാൾ അതിൽ നേരിട്ടിടപെടുന്നില്ല, എന്നാൽ computer കളില്‍ ഒരാൾ നേരിട്ടിടപെടുന്നതു വഴിയെ സാധാരണ സന്തോഷം ലഭിക്കാറുള്ളു. അതേസമയം കായികാധ്വാനമുള്ള കളികളിൽ നേരിട്ടിടപെടുന്നവർക്കും, പുറമേ നിൽക്കുന്നവർക്കും ഒരേ സമയം വിനോദമായനുഭവപ്പെടാറുണ്ട്‌. കേരളീയ വിനോദങ്ങൾ. ഉഷ്ണകാലാവസ്ഥമൂലം അധികം കായിക വിനോദങ്ങളിൽ ഏർപ്പെടാത്ത മലയാളികൾക്കു തനതായ ചില കലാ-കായിക വിനോദങ്ങളുണ്ട്. കബഡി, കിളിത്തട്ടുകളി, നാടൻ ചീട്ടുകളി, ചതുരംഗം, തുടങ്ങിയവയാണ് മലയാളികളുടെ പ്രധാന വിനോദങ്ങൾ. ഇന്ന് volleyball, cricket തുടങ്ങിയവ സാർവത്രികമാണ്. മറുനാടൻ മലയാളികൾ അവരുടെ ഒഴിവു ദിനങ്ങൾ വിനോദങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഉല്ലാസയാത്രകൾക്കായി വേർതിരിക്കാറുണ്ട്. തനത് ഇനങ്ങൾക്കൊപ്പം വിദേശ വിനോദങ്ങളും ഇവർ ആസ്വദിക്കുന്നു നാടന്‍ കളികളും വിനോദങ്ങളും. പ്രാദേശികവും ഭാഷാപരവുമായ വകഭേദങ്ങളോടുകൂടിയതും ഗ്രാമീണ ജീവിതരീതികളുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നതുമായ കളികളും വിനോദങ്ങളും. മു~ ഖ്യധാരാകളികളെപ്പോലെ തന്നെ കണിശവും വ്യക്തവുമായ നിയമങ്ങള്‍ക്കുള്ളില്‍ ഒതുങ്ങുന്നതല്ല നാടന്‍ കളികള്‍. അതാത് ദേശത്തിനും ഭാഷയ്ക്കും ലിംഗത്തിനും അനുസരിച്ച് അവ മാറിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം, കാലാനുസൃതമായി പരിവര്‍ത്തനവിധേയമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മനുഷ്യന്‍ തിരിച്ചറിയപ്പെടുന്നത് സംസ്കാരങ്ങളിലൂടെയും സാമൂഹിക പെരുമാറ്റങ്ങളിലൂടെയുമാണ്. ആചാരങ്ങള്‍, അനുഷ്ഠാനങ്ങള്‍, ഭക്ഷണം, ഉത്സവങ്ങള്‍ തുടങ്ങിയവയെപ്പോലെതന്നെ കളികള്‍ക്കും വിനോദങ്ങള്‍ക്കും സവിശേഷസ്ഥാനമുണ്ട്. ക്രീഡാ വിനോദങ്ങള്‍ ഒരു തരത്തിലല്ലെങ്കില്‍ മറ്റൊരു തരത്തില്‍ ജീവിതത്തിന്‍റെ നാനാരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ജനങ്ങളുടെ സ്വഭാവം മിക്കപ്പോഴും അവരുടെ വിനോദങ്ങളില്‍ നിന്നും മനസ്സിലാക്കാനാകുമെന്ന് വാഷിംഗ്‌ടണ്‍ ഇര്‍വിങ്ങിനെപ്പോലുള്ള സാമൂഹ്യശാസ്ത്രജ്ഞര്‍ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മനുഷ്യന്‍റെ കായികവും മാനസികവുമായ ശേഷിയും പ്രവര്‍ത്തനരീതിയും അവരുടെ കളികളുടെയും വിനോദങ്ങളുടെയും അപഗ്രന്ഥത്തിലൂടെ മനസ്സിലാക്കാന്‍ സാധിക്കും. അതുകൊണ്ടുതന്നെ നാടോടി വിജ്ഞാനീയത്തില്‍ നാടന്‍കളികളെ സംബന്ധിച്ച പഠനങ്ങളും അവയുടെ ക്രോഡീകരണവും പ്രസക്തമാണ്. ആദ്യകാലങ്ങളില്‍ ഇവയ്ക്ക് അര്‍ഹമായ പ്രാധാന്യം ലഭിച്ചിരുന്നില്ല. എന്നാല്‍, മനുഷ്യന്‍റെ പ്രവര്‍ത്തനമണ്ഡലങ്ങളിലൊക്കെയും നാടോടി വിജ്ഞാനീയത്തിന് ബന്ധങ്ങളുണ്ടെന്ന ധാരണ നിലവില്‍ വന്നതോടെ folklore ന്‍റെ പരിധിയില്‍ കളികളും വിനോദങ്ങളുമെല്ലാം ഉള്‍പ്പെട്ടു. ഉദ്ദേശ്യങ്ങളും ലക്ഷ്യങ്ങളും. മാനുഷികമായ പ്രവര്‍ത്തനങ്ങള്‍ക്കെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ധര്‍മം നിര്‍വഹിക്കാനുണ്ടാകും. മനസ്സിന് ഉന്മേഷവും, ആഹ്ലാദവും പ്രദാനം ചെയ്യുക എന്നതാണ് നാടന്‍ കളികളുടെയും വിനോദങ്ങളുടെയും പ്രധാന ഉദ്ദേശ്യം. ചില കളികളും വിനോദങ്ങളുമെല്ലാം ബുദ്ധിപരമായ വികാസത്തിന് വഴിയൊരുക്കുന്നു. ആലോചനാപൂര്‍വം ചെയ്യുക എന്ന ലക്ഷ്യം അവയ്ക്കുണ്ട്. ചതുരംഗം, നായയും പുലിയും കളി തുടങ്ങിയ കളികളെല്ലാം ഇത്തരം ധര്‍മങ്ങളാണ് നിര്‍വഹിക്കുന്നത്. ഗണിതശാസ്ത്രയുക്തിയുമായി ഇവയെ ബന്ധപ്പെടുത്താവുന്നതാണ്. പതിനേഴാം ശരത്തില്‍ പാസ്കല്‍, ഫെര്‍മാ തുടങ്ങിയ ഗണിതശാസ്ത്രജ്ഞന്മാരുടെ അന്വേഷണ വിഷയമായിരുന്നു ഇത്. ഇന്ദ്രീയബോധം അഥവാ അനുഭവജ്ഞാനം വര്‍ധിപ്പിക്കാന്‍ ചില കളികള്‍ക്കും വിനോദങ്ങള്‍ക്കും കഴിവുണ്ട്. ഒളിച്ചു കളികള്‍, പൂഴ്ത്തിക്കളികള്‍ തുടങ്ങിയ കളികളുടെ ധര്‍മം ഇതാകുന്നു. ഇത്തരം കളികളിലൂടെ ലക്ഷ്യസ്ഥാനം സൂക്ഷ്മമായി ഗ്രഹിച്ച് ലക്ഷ്യം പിഴയ്ക്കാതെ പ്രയോഗിക്കാനുള്ള കഴിവ് വളര്‍ത്തിയെടുക്കാന്‍ സാധിക്കുന്നു. പ്രതിപക്ഷബഹുമാനം, നിയമവിധേയത്വം, ക്രിയാത്മകമായ അഭിരുചി തുടങ്ങിയവയാണ് നാടന്‍ കളികളുടെയും വിനോദങ്ങളുടെയും മറ്റു ചില ധര്‍മങ്ങള്‍. സമൂഹജീവി എന്ന നിലയ്ക്ക് മനുഷ്യന്‍ അനുഭവിക്കുന്ന സമ്മര്‍ദങ്ങളില്‍നിന്ന് രക്ഷനേടാനുള്ള സമൂഹം അനുവദിച്ച മാര്‍ഗങ്ങളില്‍ ഒന്നാണ് നാടന്‍കളികളെന്ന വാദമുണ്ട്. പരസ്പരം കീഴ്പ്പെടുത്താനുള്ള വാസനയുടെ സഫലീകരണവുമാണിത്. ഇതിനെല്ലാം പുറമേ ജീവിത യോധനത്തിനായുള്ള ബാലപാഠങ്ങളായും അത് കണക്കാക്കപ്പെടുന്നു. സമൂഹത്തിലെ വൈരുധ്യങ്ങളുടെ അബോധതലത്തിലുള്ള സമതുലന~ നവും നാടന്‍ കളികളുടെ ധര്‍മമാണ്. കൃത്യമായ നിയമങ്ങള്‍ പാലിച്ചുകൊണ്ടുതന്നെ ഒരു സംഘം മറ്റൊന്നിനെ കീഴ്പ്പെടുത്തുന്നതാണ് മിക്ക കളികളിലും കാണാനാകുന്നത്. വിഭിന്ന കൂട്ടായ്മകള്‍ക്കിടയിലുള്ള അധിനിവേശ വാ~ ~ഞ്ഛ, കളിയിലൂടെ സമീകരിക്കുന്ന, അഥവാ കളിയിലൂടെ ഉണര്‍ത്തിയവസാനിപ്പിക്കുന്ന രീതി ഈ കളികളില്‍ കാണാം കളികള്‍ നാടകങ്ങളുടേതായ ഒരു ധര്‍മമുണ്ടെന്നും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ലെഫ് സെമിയോനോവിഷിനെപോലുള്ള സാമൂഹ്യശാസ്ത്രജ്ഞര്‍ നാടന്‍കളികളിലെയും നാടകങ്ങളെയും ബന്ധപ്പെടുത്തി നടത്തിയ പഠനങ്ങള്‍ ഈ നിരീക്ഷണത്തെ സാധൂകരിക്കുന്നു. ഇദ്ദേഹത്തിന്‍റെ അഭിപ്രായത്തില്‍ കളികളില്‍ നടനത്തെ ഒളിപ്പിച്ച് കളിനിയമങ്ങളെ പുറത്തു കാണിക്കുന്നു. നാടകങ്ങളിലാകട്ടെ, നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. നാടന്‍കളികളില്‍ ഒരുതരം അനുഷ്ഠാനം തന്നെയാണെന്നും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. പ്രാദേശികമോ മതപരമോ ആയ സം~ ~സ്കാരങ്ങളുടെ ദാനമായി തലമുറകളിലൂടെ കൈമാറ്റം ചെയ്തു പോരുന്ന നാടന്‍കളികളും വിനോദങ്ങളും ഇതിന്‍റെ സാക്ഷ്യങ്ങളാണ്. കേരളീയ പരിസരത്തില്‍ ഇതിന് ധാരാളം ഉദാഹരണങ്ങള്‍ കാണാം. നാടന്‍കളികള്‍

അതിപ്രാചീന കാലഘട്ടത്തിലെ മനുഷ്യരുടെ വിനോദങ്ങളെക്കുറിച്ച് ഊഹിക്കുവാനും, സങ്കല്പിക്കുവാനും മാത്രമേ സാധിക്കു. എങ്കിലും, ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും കാലം തൊട്ടെങ്കിലും ചില ക്രീഡ വിനോദങ്ങളെക്കുറിച്ചുള്ള സൂചനകളും വിവരങ്ങളും ലഭ്യമാണ് ക്രീഡ വിനോദങ്ങളെക്കുറിച്ച് ഹൈന്ദവപുരാണങ്ങളിലും, ഇതിഹാസങ്ങളിലും, സ്മൃതികളിലും മറ്റും പരാമര്‍ശങ്ങള്‍ കാണാം. ദ്യുതം എന്ന കളിയെക്കുറിച്ച് സ്മൃതികളിലും പുരാണങ്ങളിലുമൊക്കെ പറയുന്നുണ്ടെങ്കിലും മഹാഭാരതത്തിലാണ് അതിന്‍റെ വിവിധ വശങ്ങള്‍ ആഖ്യാനം ചെയ്തിട്ടുള്ളത്. സഭാപര്‍വതത്തില്‍ ദ്യൂതത്തെപ്പറ്റി വിവിധ അധ്യായങ്ങളിലായി വിശദമായ പരാമര്‍ശമുണ്ട്. കൂര്‍മപുരാണം, ബ്രഹ്മപുരാണം, ശ്രീമദ് ഭാഗവതം എന്നിവയില്‍ ചൂതുകളിയെപ്പറ്റിയുള്ള പരാമര്‍ശമുണ്ട്. പന്തയങ്ങളും, ശക്തിപരീക്ഷണങ്ങളും പുരാണ ദികളില്‍ കണ്ടെത്തുവാന്‍ കഴിയും. ക്രീഡാ വിനോദങ്ങളെക്കുറിച്ചുള്ള ചില പരാമര്‍ശങ്ങള്‍ സംഘകാല കൃതികളിലും ഉണ്ട്. ചിലപ്പതികാരം അഞ്ചാം ഗാഥയില്‍ കൈകൊട്ടിക്കളിയും, കൈകോര്‍ത്തുപിടിച്ച് വട്ടം ചുറ്റിക്കളിയും നടത്തിയതിനെപ്പറ്റി, ചൂതുകളിയും എന്നിവയും അതിലെ വര്‍ണ്ണാ വിഷയമാണ്‌. അകം കവിതകളില്‍

പഴയ നാടന്‍ പാട്ടുകളിലും, തോറ്റം പാട്ടുകളിലും, തുള്ളല്‍പ്പാട്ടുകളിലും പരാമര്‍ശമുണ്ട്. ഉത്തരകേരളത്തിലെ ജനകീയഗാനങ്ങളായ പാട്ടുകഥകളില്‍ പലതരം വിനോദങ്ങളെയും നാടന്‍ കളികളെയും പറ്റി പരാമര്‍ശമുണ്ട്. പ്രാക്തനകേരളത്തിലെ വീരസാഹസവിനോദങ്ങളായ നായാട്ട്, കാളപൂട്ട് മത്സരം എന്നിവയെപ്പറ്റി ഈ ഗാനങ്ങളില്‍ ചില പരാമര്‍ശങ്ങളുണ്ട്. ജലക്രീഡകളിലൊന്നായ വള്ളം കളിയാണ് അവയില്‍ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു വിനോദം. കൂടാതെ ചൂതുകളി, പകിടകളി എന്നിവയെപ്പറ്റിയും പറയുന്നു. മലബാറിലെ ജനകീയ സാഹിത്യപ്രസ്ഥാ~ നമായ മാപ്പിളപ്പാട്ടുകളിലും നാടന്‍കളികളെക്കുറിച്ചുള്ള പരാമര്‍ശം കാണാം. നായാട്ട്, കാളപൂട്ട്, ദ്വന്ദ്വയുദ്ധം, ഉത്സവക്കളികള്‍ തുടങ്ങിയവയെക്കുറിച്ചെല്ലാം മാപ്പിളപ്പാട്ടുകളില്‍ പ്രതിപാദിപ്പിക്കുന്നുണ്ട്. നാടന്‍കളികളെയും വിനോദങ്ങളെയും കുറിച്ചുള്ള പഠനവും അവയുടെ ക്രോഡീകരണവും പത്തൊമ്പതാം ശതത്തിന്‍റെ തുടക്കത്തില്‍ത്തന്നെ ആരംഭിച്ചു. യൂറോപ്പില്‍ തുടക്കത്തില്‍ തന്നെ ആഹ് ദേശീയ തയുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങള്‍ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ആലീസ് ബെര്‍ത്ത എന്ന english സാമൂഹ്യശാസ്ത്രജ്ഞയാണ് ഇതിന് തുടക്കം കുറിച്ചത്. അക്കാലത്ത് ഇംഗ്ലണ്ടിലും സ്കോട്ട്ലന്‍ഡിലും പ്രചാരത്തിലുണ്ടായിരുന്ന നാടന്‍കളികള്‍ ഇവര്‍ നേരില്‍ കണ്ട് മനസ്സിലാക്കിയാണ് ക്രോഡീകരണം പൂര്‍ത്തിയാക്കിയത് ആലീസിന്‍റെ ഈ ഉദ്യമം folklore ല്‍ നാടന്‍ കളികളുടെ പ്രാധാന്യം എന്തെന്ന് മനസ്സിലാക്കുന്നതിനും, ഇതു സംബന്ധിച്ച് കൂടുതല്‍ പഠനങ്ങള്‍ക്കും പ്രചോദനമാവുകയും ചെയ്തു. ഇക്കാലത്തുതന്നെ, അമേരിക്കയില്‍ വില്യം വെല്‍സ് ന്യൂവെല്‍ നടത്തിയ പഠനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പത്തൊമ്പതാം ശതത്തിന്‍റെ ഉത്തരാര്‍ധത്തിലാണ് നാടന്‍കളികളെക്കുറിച്ചുള്ള ആധികാരികഗ്രന്ഥങ്ങള്‍ പുറത്തിറങ്ങുന്നത്. ഇയോണ്‍ പീറ്ററിന്‍റെ Children games in street and place ആണ് ഇതില്‍ ആദ്യത്തേതായി പരിഗണിക്കപ്പെടുന്നത്. റോജര്‍ കെലോയിസിന്‍റെ Man play and Games ഇന്നും പ്രചാരത്തിലുള്ള ഒരു ആധികാരിക reference ഗ്രന്ഥമാണ്. ആധുനികകാലത്ത് സാങ്കേതികരംഗത്തുണ്ടായ വളര്‍ച്ച നാടന്‍ കളികളുടെയും വിനോദങ്ങളുടെയും ക്രോഡീകരണത്തിന് ഏറെ സഹായകരമായിട്ടുണ്ട്. Video സാങ്കേതികവിദ്യ ഉപയോഗിച്ച് റെക്കോര്‍ഡ് ചെയ്താണ് ഇന്ന് പല കളികളും ക്രോഡീകരിക്കുന്നേ. ഇത് നാടന്‍കളികളെ കൂടുതല്‍ ജനകീയമാക്കിയിട്ടുണ്ട്. നാടന്‍കളികളില്‍ മനസ്സിലാക്കുന്നതിനുള്ള പ്രാദേശികവും ഭാഷാപരവുമായ തടസ്സങ്ങളെ അതിജീവിക്കുവാനും ഇതുമൂലം സാധിച്ചിട്ടുണ്ട്. ഒരുകാലത്ത് ഏതാനും പ്രദേശങ്ങളില്‍ മാത്രം പ്രചാരത്തിലുണ്ടായിരുന്ന കളികള്‍ ഇതുമൂലം കൂടുതല്‍ ജനകീയമാവുകയും മുഖ്യധാരാ കളികളുടെ കൂട്ടത്തില്‍ ഉള്‍പ്പെടുകയും ചെയ്തിരിക്കുന്നു. kho-kho ഇതിന് മികച്ചൊരുദാഹരണമാണ്. ഗ്രാമീണര്‍ക്ക് മാത്രം പരിചിതമായിരുന്ന ഈ കളി ഇന്ന് പല രാജ്യങ്ങളുടെയും ദേശീയ കായിക വേദികളിലെ സ്ഥിരം ഇനമായി മാറിയിരിക്കുന്നു നാടന്‍കളികളും വിശ്വാസങ്ങളും. കളികളെയും വിനോദങ്ങളെയും കുറിച്ച് പല വിശ്വാസങ്ങളും നിലവിലുണ്ട്. ചില കളികള്‍ ശ്രീകരങ്ങളും, മററു ചിലത് അശ്രീകരങ്ങളുമാണെന്ന വിശ്വാസം ഇന്നും നിലനില്ക്കുന്നു, പെണ്‍കുട്ടികള്‍ ഒരു കാല്‍ മടക്കി 'കൊത്തന്‍ മാടിക്കളിയില്‍ ഏര്‍പ്പെടുമ്പോള്‍ മുതിര്‍ന്നവര്‍ അവരെ ഗുണദോഷിക്കാറുണ്ട്. കൊത്തന്‍കളിയും, നക്കിക്കളിയും ശുഭകരമായ വിനോദമല്ലെന്നാണ് നാടന്‍ വിശ്വാസം. ഭവനങ്ങളില്‍ ഐശ്വര്യക്ഷയവും, ദാരിദ്യ്രവുമുണ്ടാക്കാന്‍ ഇതുപോലുള്ള വിനോദങ്ങള്‍ ഹേതുവാകുമത്രെ. ചൂതുകളി, ചതുരംഗക്കളി എന്നിവയെ സംബന്ധിച്ചും ഇത്തരം വിശ്വാസങ്ങള്‍ നിലനില്ക്കുന്നതായി കാണാവുന്നതാണ്. ഈ കളികള്‍ ബഹിഷ്കരിക്കാന്‍ മനുസ്മൃതിയില്‍ ആഹ്വാനമുണ്ട്. ശുഭോദര്‍ക്കമെന്ന് കരുതപ്പെടുന്ന കളികളും വിനോദങ്ങളുമുണ്ട്. താലോലം കളി, തപ്പാണ്ടിക്കളി, ഊഞ്ഞാലാട്ടം, കൈകൊട്ടിക്കളി എന്നിവയൊക്കെ ശുഭകരമായ കളികളാണ് അപായാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട നാടന്‍ കളികളും, വിനോദങ്ങളുമെല്ലാം ശുഭോദര്‍ക്കമെന്നാണ് വിശ്വാസം. വര്‍ഗീകരണം. നാടന്‍കളികളെയും വിനോദങ്ങളെയും അവയുടെ ധര്‍മം, സ്വഭാവം, കളിരീതി, കളിക്കുന്നവരുടെ എണ്ണം എന്നിവയുടെ അടിസ്ഥാനത്തില്‍ പല രീതിയില്‍ തരംതരിച്ചിട്ടുണ്ട്. വിപുലവും സങ്കീര്‍ണവുമായ അര്‍ത്ഥത്തില്‍ വിനോദങ്ങളെ കായികവിനോദം, മാനസികവിനോദം, കലാവിനോദം, ഭാഷാ വിനോദം എന്നിങ്ങനെ തരംതിരിക്കാവുന്നതാണ്. സാമൂഹിക വിനോദങ്ങള്‍ ഇതിലെല്ലാം ഉള്‍പ്പെടുന്നതിനാല്‍ അതിനെ പ്രത്യേക വിഭാഗങ്ങളായി പരിഗണിക്കേണ്ടതില്ല. ശാരീരികമായ അധ്വാനവും ആരോഗ്യവും ആവശ്യപ്പെടുന്നതാണ് കായികവിനോദങ്ങള്‍. ചാട്ടം, ഓട്ടം, ശരീരത്തിന്‍റെ സന്തുലനം, വിവിധ അഭ്യാസമുറകള്‍ എന്നിവയെല്ലാം ഇതില്‍പ്പെടും. അനുകരണ കളികള്‍, അഭിനയ കളികള്‍ തുടങ്ങിയവ തൊട്ട് കളികളായ കലാപ്രകടനങ്ങളെല്ലാം കലാവിനോദങ്ങളാകുന്നു. ചതുരംഗക്കളി, പകിടകളി തുടങ്ങി പറയത്തക്ക ശാരീരധ്വാനം~ അധ്വാനം ആവശ്യമില്ലാത്തതും, എന്നാല്‍ മാനസിക ചിന്തയ്ക്ക് വകനല്കുന്നതുമായ വിനോദങ്ങളാണ് മാനസിക വിനോദങ്ങള്‍. വാങ്മയ രൂപത്തിലുളള മത്സരങ്ങളും അഭ്യാസങ്ങളും, കൂട്ടക്ഷരപ്പാട്ടുകള്‍, മൊഴിത്തെറ്റുകള്‍, കടംകഥകള്‍ മുതലായവയാണ് ഭാഷാപരമായ വിനോദത്തില്‍പ്പെടുക. രണ്ടു ഭാഗവും ഒരേരീതിയില്‍ കളിയില്‍ ഏര്‍പ്പെടുന്നതരം ഒരു ഭാഗത്തിന്‍റെ കളി മുഴുമിപ്പിച്ചശേഷം മറുഭാഗത്തിന്‍റെ കളി ആരംഭിക്കുന്നതരം എന്നീ മട്ടിലും ഒരു വര്‍ഗീകരണമുണ്ട്. ആദ്യത്തേതില്‍ football, കബഡി, തലപ്പന്ത്, seventees തുടങ്ങിയവ ഉള്‍പ്പെടുന്നു. Chess ഉം തായകളിയുമെല്ലാം രണ്ടാമത്തെ വിഭാഗത്തിലാണ് പെടുന്നത്. സാഹസവിനോദങ്ങള്‍, കലഹക്കളികള്‍, കൗശലക്കളികള്‍, ഭാഗ്യക്കളികള്‍, പരതക്കളി, അന്വേഷണക്കളികള്‍, അനുകരണക്കളികള്‍ എന്നീ രീതിയിലും നാടന്‍ കളികളെയും വിനോദങ്ങളെയും തരംതിരിക്കാവുന്നതാണ്. അങ്കപ്പോര്, കവണയേറ്, നായാട്ട് തുടങ്ങിയവയാണ് സാഹസവിനോദങ്ങള്‍. വിനോദപരമായ കലഹത്തിലും പിടിയിലും വലിയിലും കോലാഹലങ്ങളിലും പര്യവസാനിക്കുന്ന കളികളായ തുമ്പിതുള്ളല്‍, വലപിടിച്ചുകളി, കാളപ്പോര്, പോത്തോട്ടം തുടങ്ങിയവയാണ് കലഹക്കളികള്‍ക്കുദാഹരണങ്ങള്‍. ബുദ്ധിവികാസത്തിനുതകുന്ന കല്ലുകളികള്‍, ചീട്ടുകളികള്‍ തുടങ്ങിയവ കൗശലക്കളികളില്‍ ഉള്‍പ്പെടുന്നു. കളിയുടെ വിജയം അതിലുള്ള കൗശലത്തെയും നൈപുണ്യത്തെക്കാള്‍ വിധിയെയോ, ഭാഗ്യത്തെയോ ആശ്രയിച്ചിരിക്കുന്ന വിനോദങ്ങളാണ് ഭാഗ്യക്കളികളില്‍ ഉള്‍പ്പെടുക. പകിടകളി, ചൂതുകളി തുടങ്ങിയവ ഉദാഹരണങ്ങള്‍. കുട്ടികളുടെ നാടന്‍വിനോദങ്ങളായ ഒളിച്ചുകളി, പൂഴ്ത്തിക്കളി തുടങ്ങിയവയാണ് അന്വേഷണക്കളികള്‍ക്കുദാഹരണങ്ങള്‍. തവളച്ചാട്ടം, കാക്കപ്പറക്കല്‍ തുടങ്ങിയ കളികള്‍ അനുകരണ ക്കളികളുടെ കൂട്ടത്തില്‍പ്പെടുന്നു. വിനോദങ്ങളും കളികളും ദേശകാലാദികള്‍ക്കും ശീതോഷ്ണ സ്ഥിതികള്‍ക്കും അനുരോധമായിട്ടുള്ളവയാണ്. ഭൂപ്രകൃതിപരമായ പ്രത്യേകതകളും, കാലാവസ്ഥാഭേദങ്ങളും വിനോദങ്ങളുടെ സ്വഭാവത്തില്‍ വൈവിധ്യം സൃഷ്~ സൃഷ്ടിക്കുന്നു. പൂഴി പ്രദേശത്തുള്ളവര്‍ പൂഴികൊണ്ടുള്ള കളികളില്‍ ഏര്‍പ്പെടുന്നത് കാണാം. എന്നാല്‍ മറ്റിടങ്ങളില്‍ പൂഴിക്കളികള്‍ സര്‍വസാധാരണമായിരിക്കില്ല. കല്ലുകളി, തൂപ്പുകളി, തോണിക്കളി, പാണ്ടിക്കളി

മേല്പറഞ്ഞ കാരണങ്ങളാല്‍ കളിയുടെ പേരിലും, പൊരുളിലും വ്യത്യാസം വരാം. അവയുടെ സ്വഭാവത്തിലും ചില്ലറ മാറ്റങ്ങള്‍ ദൃശ്യമായേക്കാം. ഈ അര്‍ത്ഥത്തില്‍ നാടന്‍ കളികളും, വിനോദങ്ങളും വിവിധ ഗ്രാമീണ സംസ്~

കുറേ കുട്ടികള്‍ക്ക് നില്‍ക്കാന്‍ പാകത്തില്‍ കളിസ്ഥലത്ത് വലിയൊരു വൃത്തം വരയ്ക്കുക. അതാണ് കോട്ട. അതിനകത്ത് എല്ലാവരും ചെന്നു നില്ക്കും. ഒരു കുട്ടി മാത്രം പുറത്ത് നില്ക്കണം. ഇയാള്‍ ഉള്ളിലുള്ള ഒരു കുട്ടിയെ പുറത്തേക്ക് ആവശ്യപ്പെടുകയും ഒരാള്‍ പുറത്ത് വരികയും ചെയ്യും. പുറത്തുവന്ന കുട്ടി 'കോട്ട'യ്ക്കുള്ളില്‍ കടക്കാതെ ഉള്ളിലുള്ളവരെ പുറത്തേക്ക് വലിച്ചുകൊണ്ട് വരാന്‍ ശ്രമിക്കും. അതില്‍ ജയിച്ചാല്‍ പുറത്തുള്ള കുട്ടിയോടൊപ്പം രണ്ടാമത് വന്ന കുട്ടിയും ഉള്ളിലുള്ളവരെ വലിക്കാന്‍ കൂടും. ശക്തിപരീക്ഷയില്‍ പുറത്തുള്ള കുട്ടിയെ ഉള്ളിലേക്ക് വലിച്ച് കൊണ്ടുപോയാല്‍ ഉള്ളിലുള്ളവര്‍ ആ കുട്ടിയുടെ പുറത്ത് കുത്തും. കോട്ട'യിലുള്ളവരെ പുറത്തുകൊണ്ടുവരുന്നതുവരെ കളി തുടരും ഓണക്കാലകളികളിലൊന്നാണ് ഇത്. നരിയും പശുവും കളി. ഇരുപതോ ഇരുപത്തഞ്ചോ കുട്ടികള്‍ ചേര്‍ന്നുള്ള ഒരു വിനോദമാണിത്. കുട്ടികള്‍ വട്ടത്തില്‍ നിന്ന് കൈകോര്‍ത്ത് പിടിക്കും. വൃത്തവലയത്തിനകത്ത് പശുവിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കുട്ടിയും, പുറത്ത് നരിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കുട്ടിയുമുണ്ടാകും. കൈബന്ധം ഭേദിച്ച് നരി വൃത്തവലയത്തിനകത്തേക്ക് കടക്കുമ്പോള്‍ പശു പുറത്തേക്ക് ഇറങ്ങും. നരിയെ പുറത്തേക്ക് വിടുകയില്ല. ശക്തി പ്രയോഗിച്ച് കൈബന്ധം വിടുവിച്ചാലേ നരിക്ക് പുറത്തു കടക്കാനാവൂ. കൈബന്ധങ്ങള്‍ ഓരോന്നും ശക്തിപ്രയോഗിച്ച് വേര്‍പെടുത്തി നരി പുറത്തുകടക്കും.

പക്ഷേ വലയത്തിനുള്ളില്‍ മാത്രമേ കുട്ടി നില്‍ക്കേണ്ടതുള്ളൂ. പെണ്ണിനെത്തരുമോ കളി. രണ്ടു ചേരികളായി തിരിഞ്ഞ് വനിതകള്‍ കളിക്കുന്നതാണ് പെണ്ണിനെത്തരുമോ കളി. ഇത് വിനോദപരമായ കലഹത്തിലാണ് പര്യവസാനിക്കുന്നത്. ഈ കളി കൂടുതലും കണ്ടുവരുന്നത് വടക്കന്‍ കേരളത്തിലാണ്. ഇതിനു സമാനമായി തെക്കന്‍ കേരളത്തില്‍ പെണ്ണിരക്കല്‍ കളിയുണ്ട്. ഇതിന്‍റെ മറ്റൊരു വകഭേദമാണ് കുടമൂത്തുകളി. കുരുകുരുമച്ചം കളി. മുസ്ലിം സമുദായത്തില്‍പ്പെട്ട പെണ്‍കുട്ടികളാണ് ഈ കളി കളിക്കുന്നത്. ചില സ്ഥലങ്ങളില്‍ ഇതിന് കുലു കുലുമച്ചം കളി എന്നാണ് പറയുക. ഇതിന് പെണ്ണിനെത്തരുമോ കളി യുടെ രൂപം തന്നെയാണ് പുഞ്ചകളി. പെണ്‍കുട്ടികളുടെ ഒരു വിനോദമാണ് പൂഞ്ചകളി. ആലപ്പുഴ ജില്ലയില്‍ ഈ കളിക്ക് വലിയ പ്രചാരമാണുള്ളത്. കളിസ്ഥലത്ത് വലിയൊരു വൃത്തം വരച്ച്, അതിന്‍റെ മധ്യത്തില്‍ ഒരു കമ്പ് നാട്ടും. കളിക്കാര്‍ രണ്ട് വിഭാഗമായി തിരിഞ്ഞ് ഒരു വിഭാഗം വൃത്തത്തിന് പുറത്തും, മറുവിഭാഗം അകത്തും നില്ക്കുന്നു. വൃത്തത്തിനുള്ളില്‍ നില്ക്കുന്നവരുടെ കൈകളില്‍ ഇലകളുള്ള ചെറിയ മരക്കമ്പുകള്‍ ഉണ്ടാകും. പുറമെയുള്ളവരുടെ ലക്ഷ്യം വൃത്തവലയത്തിനകത്തെ നടുവിലുള്ള കമ്പ് കൈവശപ്പെടുത്തുകയാണ്. ഷെല്‍ഡുകളി. ഡപ്പക്കളി അഥവാ ചട്ടി കളി എന്നും ഈ വിനോദം അറിയപ്പെടുന്നു. വൃത്താകൃതിയില്‍ ഉള്ള ഏതാനും പലകക്കഷണങ്ങളോ കുറേ ചിരട്ടകളോ മേര്‍ക്കുമേല്‍ അടുക്കിവച്ച്, കളിക്കാര്‍ രണ്ട് ചേരികളിലായിത്തിരിഞ്ഞ് രണ്ട് വശത്തായി കുറച്ചകലെ നിന്ന് ചെറുപന്തുകള്‍ കൊണ്ട് എറിഞ്ഞ് വീഴ്~ ~ത്തുന്നു. കൊത്തന്‍ കല്ലുകളി പെണ്‍കുട്ടികളുടെയും പ്രായമായ സ്ത്രീകളുടെയും ഒരു വിനോദമാണിത്. കൊത്തന്‍കളി ഒരു കല്ലുകളിയായതിനാല്‍ ഇതിനെ കൊത്തന്‍ കല്ലുകളിയെന്നും പറയുന്നു. ഉരുണ്ട ചെറുകല്ലുകളാണ് ഈ കളിയുടെ കരുക്കള്‍. കരുക്കളുടെ എണ്ണത്തിനനുസരിച്ച് നാലു കല്ലുകളി, അഞ്ചുകല്ലുകളി, ഏഴു പൂട്ടുകളി, പന്ത്രണ്ടു പൂട്ടുകളി എന്നിങ്ങനെയാണ് കളിയുടെ പേര്. കുട്ടിയും കോലും കളി ഉണ്ടയും കോലും, കുട്ടിയും കോലും, ഇട്ടീം കോലും, ലട്ടീം കോലും, ചൊട്ടയും മണിയും, കോടയും കോലും, കൊട്ടിയും പൂളും,

ഉത്തരേന്ത്യയില്‍ ഗുല്ലിസണ്ട എന്ന പേരിലറിയപ്പെടുന്ന ഈ കളി, ആണ്‍കുട്ടികളുടെ ഒരു കായികവിനോദമാണ്. ആട്ടക്കളി. ആണ്‍കുട്ടികളുടെ ഒരു വിനോദമാണിത്. ഓലപ്പന്തുകളി, തലപ്പന്തുകളി, തമലകളി എന്നിങ്ങനെ പ്രാദേശികമായ മറ്റു ചില പേരുകള്‍ കൂടി ഈ കളിക്കുണ്ട്. കട്ടയടി. ആട്ടക്കളിക്ക് സദൃശമായി തിരുവിതാംകൂറില്‍ പ്രചാരമുള്ള കളിയാണിത്. കാരകളി. വടക്കന്‍ കേരളത്തില്‍ സാധാരണയായി കണ്ടുവരാറുള്ള പുറത്തേറ് കളിയോട് സാമ്യമുള്ള കളിയാണിത്. ഒരു പ്രത്യേക പരിധിക്കുള്ളില്‍ കളിയില്‍ പങ്കെടുക്കുന്ന കുട്ടികള്‍ തമ്മില്‍ പന്തുകൊണ്ട് പരസ്പരം എറിഞ്ഞു കളിക്കുകയാണിത്. അമ്മാനക്കളി. വനിതകളുടെ ഒരു വിനോദമാണിത്. തിരുവാതിര, വിവാഹം തുടങ്ങിയ ആഘോഷാവസരങ്ങളില്‍ അവര്‍ അമ്മാനക്കളികളില്‍ ഏര്‍പ്പെടും. കെട്ടുകല്യാണത്തിനും മറ്റും പന്തലില്‍വച്ച് അമ്മാനക്കളി നടത്തണമെന്നത് ചിലയിടങ്ങളില്‍ വിശ്വാസത്തിന്‍റെ കൂടി ഭാഗമാണ്. അമ്മാനയാട്ടം എന്നും ഈ കളിക്ക് പേരുണ്ട്. മരം കൊണ്ടോ ഓടു കൊണ്ടോ ഉണ്ടാക്കുന്നതാണ് അമ്മാനക്കുരു. അത് താഴെ വീഴാതെ തുടര്‍ച്ചയായി ഏറ്റുകളിക്കലാണ് ഇത്. മരോട്ടിക്കായ, പുന്നക്കായ തുടങ്ങിയ ഉരുണ്ട ചിലതരം കായകളും അമ്മാനക്കരുവായി ഉപയോഗിക്കുന്നതിനാല്‍ ഈ കളിക്ക് തായകളി എന്നും പേരുണ്ട്. മൂക്കേവിദ്യ. ഓണത്തുള്ളലിനോടനുബന്ധിച്ച് തെക്കന്‍ കേരളത്തിലെ വേലര്‍ സമുദായത്തിന്‍റെ ഒരു വിനോദമാണിത്. മൂക്കിന്‍മേല്‍ ഒരു വടിയും, വടിക്ക് മേല്‍ മരത്തിന്‍റെ പക്ഷിരൂപവും നിര്‍ത്തി അത് വീഴാതെ കൈകൊണ്ട് അമ്മാനമാടുന്നതാണിത്. ഇതിന് പ്രത്യേകം ചുവടുകളും പാട്ടുകളും ഉണ്ട്. നോക്കേ വിദ്യ എന്നും ഈ കളി അറിയപ്പെടുന്നു. കുംഭം കളി തലയില്‍വച്ച കുടം കൈകള്‍കൊണ്ട് തൊടാതെയും, താഴെവീഴാതെയും ചെയ്യുന്ന നൃത്തമാണ് കുടം കളി അഥവാ കുംഭം കളി. ഇതിന് അനുഷ്ഠാന പരിവേഷം കൂടിയുണ്ട് ദക്ഷിണ കേരളത്തിലെ പുലയര്‍, സാംബവര്‍, വേട്ടുവര്‍, ഉള്ളാടര്‍ തുടങ്ങിയ സമുദായക്കാര്‍ക്കിടയില്‍ മുടിയാട്ടം, തലയാട്ടം, നീലിയാട്ടം എന്നീ വിനോദകലാപ്രകടനങ്ങളുമായി ബന്ധപ്പെടുത്തി ഈ കളി അവതരിപ്പിക്കുന്നു. കയറുകളി. ഉല്ലാസത്തിലൂടെ ശാരീരികക്ഷമത കൈവരുത്തുന്ന കളിയാണിത്. പ്രധാനമായും പെണ്‍കുട്ടികളുടെ വിധ~ വിനോദമാണിത്. കറക്കിക്കൊണ്ടിരിക്കുന്ന ചരടിന് മുകളില്‍ക്കൂടി തുടര്‍ച്ചയായി ചാടുന്ന skipping എന്ന കളിയുടെ പ്രാചീന രൂപമാണിത്. അക്ക് കളി. പെണ്‍കുട്ടികളുടെ വിനോദം. കാക്കകളി ചിക്കുകളി, വട്ടുകളി, മാടിക്കളി, പാണ്ടികളി, മലകളി എന്നിങ്ങനെ പ്രാദേശികമായി പല പേരുകളില്‍ ഈ കളി അറിയപ്പെടുന്നു. ചൂതുകളി. ആണ്‍കുട്ടികളുടെ ഒരു നാടന്‍ വിനോദമാണിത്. കണ്ണൂര്‍ ജില്ലയിലാണ് ഈ കളിക്ക് കൂടുതല്‍ പ്രചാരം. കളിസ്ഥലത്ത് ഒരു ഭാഗത്ത് ഒരു കുറ്റി കുഴിച്ചിട്ട് ഒരു വിഭാഗക്കാര്‍ അതിനടുത്ത് നില്ക്കും. കുറച്ചകലെ ഒരു നേര്‍വരയ്ക്കപ്പുറമാണ് മറുപക്ഷക്കാര്‍ നില്ക്കുക. വരയ്ക്കടുത്ത് നില്ക്കുന്നവരില്‍ ഒരു കുട്ടി, വരയില്‍ തൊട്ട് ചൂ എന്ന് ഉച്ചരിച്ചുകൊണ്ട് മറുവശത്തുള്ള കുറ്റിയുടെ അടുത്ത് ചെന്ന് എതിര്‍ഭാഗത്തുള്ള കുട്ടികളില്‍ കഴിയുന്നത്ര പേരെ തൊടാന്‍ ശ്രമിക്കും. ശ്വാസം പോയാല്‍ കളി നഷ്ടപ്പെടും. പെണ്‍കുട്ടികള്‍ കളിക്കുമ്പോള്‍ കുറ്റിക്കു പകരം ഒരു കുട്ടി ഇരിക്കുകയാണ് പതിവ്. പെണ്‍കുട്ടികളുടെ ഈ കളിക്ക് കുതിര പൂ കുതിര ചൂ എന്നാണ് അറിയ പറയുക.